ഫ്രോക്ക് പാവട ഉടുപ്പ് അങ്ങനെ കുറെ ടോപ്സ് ഇതെല്ലാം ഇതില് നമുക്ക് കാണുന്നുണ്ട് പി--

പിന്നെ ഒരുപാട് മരങ്ങള് തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമക്ക്.

അതിൻ്റ താഴെ ഐഡിയ ഫോർ ജി ന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.

ആ മുറിയിൽ ഷെൽഫുകളും പിന്നെ ഒരു കറുത്ത കസേരയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരു പൊതുസ്ഥല ആയിരിക്കാം അല്ലെങ്കിൽ ഏതേലും വലിയ സ്ഥാപനത്തിന്റെ പരിസരയിട്ടാണ് കാണുന്നത്.

തുറന്നിട്ട വാതിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നിണ്ട്.

ഒരുപാട് കമ്പനികളുടെ മിക്സർ ഗ്രൈൻഡറ് കാണാൻ സാധിക്കണു ഇത് താഴെ നമക്ക് ഗ്യാസ് ഗ്യാസ് കാണാൻ സാധിക്കുന്ന്ണ്ട്.

ഒരു സൂപ്പർ മാർക്കറ്റ് ആകാനാണ് ചാൻസ് ഇവിടെ ഒരുപാട്-ഒരുപാട് കാര്യങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്.

ഇതിനാത്ത് ആ ബോഡ് ഇൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഹൈ സ്കൂളെന്ന് .

ആഹ് ഗിത് ട് കൊ ട് കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കൊറച്ച് പച്ച ആഹ് അതാത് സസ്യങ്ങൾ അലങ്കാരസസ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്.